C ലെയും C ലെയും ഫങ്ഷൻസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് ഒരു ഫങ്ഷൻ
functionന്റെ സിന്റാക്സ്
റിട്ടർൻ statementന്റെ പ്രാധാന്യം
ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഇത് നോക്കാം
അത് പോലെ സ്വാഭാവികമായി ചില തെറ്റുകളും അവ തിരുത്തുന്നതും വിശദീകരിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 1110 ജിസിസി g കമ്പൈലർ വെർഷൻ 461
functionsന്റെ ആമുഖത്തോടെ ഇത് തുടങ്ങാം
ഒരു പ്രത്യേക പ്രവർത്തി എക്സിക്യൂട്ട് ചെയ്യാൻ സ്വന്തമായി നിലനിൽപ്പുള്ള പ്രോഗ്രാമാണ് ഫങ്ഷൻ
എല്ലാ പ്രോഗ്രാമിലും ഒന്നോ അതിലധികമോ ഫങ്ഷൻസ് കാണും
ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്താൽ അതിനെ ആക്സസ് ചെയ്തിടത്തേക്ക് കണ്ട്രോൾ തിരിച്ചു വരുന്നു
ഒരു ഫങ്ഷൻ ന്റെ സിന്റാക്സ് നോക്കാം
ret ടൈപ്പ് സൂചിപ്പിക്കുന്നത് ഫങ്ഷൻ ഏത് ടൈപ്പുള്ള ഡേറ്റ റിട്ടർൻ ചെയ്യുന്നുവെന്നാണ്
fun name ആ functionന്റെ പേര് സൂചിപ്പിക്കുന്നു
വേരിയബിൾ നെയിംസ് ന്റേയും അവയുടെ ടൈപ്പിന്റേയും ലിസ്റ്റ് ആണ് പാരാമീറ്റർസ്
പാരാമീറ്റർ ലിസ്റ്റ് ഒഴിച്ചിടാനും സാധിക്കും
ഇതിനെ ആർഗുമെന്റ്സ് ഇല്ലാത്ത ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു
ഇതിനെ ആർഗുമെന്റ്സ് ഉള്ള ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു
വോയിഡ് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം നോക്കാം
നേരത്തെ തന്നെ എഡിറ്ററിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്
ഞാനിത് തുറക്കുന്നു
നമ്മുടെ ഫയൽ നെയിം ഫങ്ഷൻ
c എക്സ്റ്റെൻഷൻ നോട് കൂടി ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്
കോഡ് വിശദികരിക്കാം
ഇതാണ് നമ്മുടെ ഹെഡർ ഫൈൽ
ഏതെങ്കിലും ഫങ്ഷൻ ഉപയോഗിക്കുന്നതിന് മുൻപ് അത് പറയണം
അഡ് എന്ന ഫങ്ഷൻ ഇവിടെ നിർവചിച്ചിരിക്കുന്നു
ശ്രദ്ധിക്കുക അഡ് functionന് ഒരു ആർഗുമെന്റ്സ് ഉം ഇല്ല
റിട്ടർൻ ടൈപ്പ് വോയിഡ് ആണ്
രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്
നമ്മുടെ അഡ് ഫങ്ഷൻ നെ പോലെ യൂസർ നിർവചിക്കുന്നത്
പ്രിന്റ്ഫ് മെയിൻ ഫങ്ഷൻ എന്നിവയെ പോലെ മുൻപേ തന്നെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്
അ b എന്നിവയ്ക്ക് യഥാക്രമം 2 3 എന്നീ മൂല്യങ്ങൾ നല്കി ഇനിഷ്യലൈസ് ചെയ്യുന്നു
ഇവിടെ വേരിയബിൾ സി ഡിക്ലേർ ചെയ്യുന്നു
എന്നിട്ട് aയുടേയും bയുടേയും മൂല്യങ്ങൾ കൂട്ടുന്നു
അതിന്റെ ഫലം cൽ സൂക്ഷിക്കുന്നു
എന്നിട്ട് ഫലം പ്രിന്റ് ചെയ്യുന്നു
ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ
ഇവിടെ അഡ് ഫങ്ഷൻ നെ കാൾ ചെയ്യുന്നു
അപ്പോൾ സങ്കലനം നടന്ന ഫലം പ്രിന്റ് ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു
Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുന്നു
കംപൈൽ ചെയ്യാനായി ജിസിസി ഫങ്ഷൻ ഡോട്ട് c ഹൈഫൻ o ഫൻ ടൈപ്പ് ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യാനായി fun ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഐഎസ് 5 എന്ന് കാണിക്കുന്നു
പ്രോഗ്രാമിലേക്ക് തിരികെ വരാം
ഫങ്ഷൻസ് പ്രത്യേക ഐഡന്റിഫയർസ് ആയ പാരാമീറ്റർസ് അല്ലെങ്കിൽ ആർഗുമെന്റ്സ് ഉൾക്കൊളളുന്നു
ഇതേ ഉദാഹരണം ആർഗുമെന്റ്സ് ഓട് കൂടി നോക്കാം
ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് addഇന്റ് അ ഇന്റ് ബ് ഫങ്ഷൻ അഡ് ഡിക്ലേർ ചെയ്തു
ഇന്റ് അ ഇന്റ് b എന്നിവ ഫങ്ഷൻ അഡ് ന്റെ ആർഗുമെന്റ്സ് ആണ്
ഇത് നീക്കം ചെയ്യാം
ഇവിടെ aയും bയും ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല
പ്രിന്റ്ഫ് സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക
ടൈപ്പ് ചെയ്യുക ഇന്റ് main
സും എന്ന വേരിയബിൾ ഡിക്ലേർ ചെയ്യാം
ടൈപ്പ് ചെയ്യുക ഇന്റ് സും എന്നിട്ട് സും add54 ടൈപ്പ് ചെയ്യുക
ഇവിടെ നമ്മൾ പാരാമീറ്റർസ് 5 ഉം 4 ഉം നല്കി കൊണ്ട് അഡ് ഫങ്ഷൻ കാൾ ചെയ്യുന്നു
aൽ 5ഉം b ൽ 4ഉം സ്റ്റോർ ചെയ്യുന്നു
സങ്കലനം നടക്കുന്നു
ഫലം പ്രിന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക printfസും isdnസും ഫങ്ഷൻ നമ്മൾ മുൻപേ തന്നെ കാൾ ചെയ്തിട്ടുള്ളതിനാൽ ഇത് നീക്കം ചെയ്യുക
റിട്ടർൻ 0 ടൈപ്പ് ചെയ്യുക
non വോയിഡ് ഫങ്ഷൻ ഒരു മൂല്യം തിരികെ നല്കുന്നതിനായി റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കണം
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
പ്രോഗ്രാം കംപൈൽ ചെയ്യുക
എക്സിക്യൂട്ട് ചെയ്യട്ടെ
ഔട്ട്പുട്ട് സും ഐഎസ് 9 എന്ന് കാണിക്കുന്നു
ഇതേ പ്രോഗ്രാം Cൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക
ഇവിടെ കുറച്ചു മാറ്റങ്ങൾ വരുത്തുന്നു
Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക
cpp extensionനോടെ ഫയൽ സേവ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
ആദ്യം ഹെഡർ ഫൈൽ ൾട്ടിയോസ്ട്രീംഗ്ട് എന്ന് മാറ്റുക
യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുന്നു
ഫങ്ഷൻ ഡിക്ലറേഷൻ C ലും ഇത് പോലെ തന്നെയാണ്
അതിനാൽ ഇവിടെ ഒരു മാറ്റവും വരുത്തുന്നില്ല
Cൽ പ്രിന്റ് ചെയ്യാൻ കൌട്ട്ൽട്ട്ല്റ്റ് ഫങ്ഷൻ ഉപയോഗിക്കുന്നതിനാൽ printfന് പകരം കൌട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക
ഫോർമാറ്റ് specifierഉം nഉം ഇവിടെ ആവശ്യമില്ല
കോമ്മ നീക്കം ചെയ്യുക
രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
sumന് ശേഷം വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക
ഡബിൾ quoteസിനുള്ളിൽ ബാക്ക്സ്ലാഷ് n ടൈപ്പ് ചെയ്യുക
അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം കംപൈൽ ചെയ്യാം
ടെർമിനലിലേക്ക് തിരിച്ചു വരിക
g ഫങ്ഷൻ ഡോട്ട് സിപിപി ഹൈഫൻ o ഫൻ1 ടൈപ്പ് ചെയ്യുക
ഫൻ ഔട്ട്പുട്ട് ഫയൽ മായിക്കപ്പെടാതെയിരിക്കാൻ ഇവിടെ ഫൻ1 ഉപയോഗിച്ചു
Enter പ്രസ് ചെയ്യുക
fun1 ടൈപ്പ് ചെയ്യുക
ഔട്ട്പുട്ട് സും ഐഎസ് 9 എന്ന് കാണിക്കുന്നു
ചില സ്വാഭാവികമായ തെറ്റുകൾ നോക്കാം
ഇവിടെ 4ന്റെ സ്ഥലത്ത് x ടൈപ്പ് ചെയ്യുക
കോഡിന്റെ ബാക്കി ഭാഗത്ത് ഒരു മാറ്റവും വരുത്തേണ്ട
സേവ് ക്ലിക്ക് ചെയ്യുക
പ്രോഗ്രാം കംപൈൽ ചെയ്യാം
പത്താമത്തെ വരിയിൽ എറർ കാണുന്നു
x വാസ് നോട്ട് ഡിക്ലേയർഡ് ഇൻ തിസ് സ്കോപ്പ്
എന്തെന്നാൽ x ഒരു ചാരട്ടർ വേരിയബിൾ ആണ്
ഇത് എങ്ങും ഡിക്ലേർ ചെയ്തിട്ടില്ലായിരുന്നു
നമ്മുടെ അഡ് ഫങ്ഷൻ ന്റെ ആർഗുമെന്റ് ഇന്റഗർ വേരിയബിൾ ആണ്
അതിനാൽ റിട്ടർൻ ടൈപ്പും റിട്ടർൻ ചെയ്ത മൂല്യവും തമ്മിൽ ചേർച്ചയില്ലായ്മ ഉണ്ടായി
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം എറർ തിരുത്താം
പത്താമത്തെ വരിയിൽ 4 ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം
പ്രോംപ്റ്റ് ക്ലിയർ ചെയ്യുന്നു
പ്രോഗ്രാം കംപൈൽ ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
നമുക്ക് സംഭവിക്കാനിടയുള്ള മറ്റൊരു തെറ്റ് നോക്കാം
ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ
4 നീക്കം ചെയ്യുന്നു
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് പോകുക
കംപൈൽ ചെയ്യാം
പത്താമത്തെ വരിയിൽ ഒരു എറർ കാണുന്നു
ടോ ഫ്യൂ ആർഗുമെന്റ്സ് ടോ ഫങ്ഷൻ ഇന്റ് അഡ് ഇന്റ് ഇന്റ് പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം
നമുക്ക് ഇവിടെ രണ്ട് പാരാമീറ്റർസ് കാണാം
ഇന്റ് a ഇന്റ് ബ്
ഇവിടെ നമ്മൾ ഒരെണ്ണം മാത്രമേ നൽകിയുള്ളൂ
അതിനാൽ ഇത് എറർ നല്കി ഇത് തിരുത്താം
4 ടൈപ്പ് ചെയ്യുക
സേവ് ക്ലിക്ക് ചെയ്യുക
ടെർമിനലിലേക്ക് പോകുക
വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക
ഇത് പ്രവർത്തിക്കുന്നു
സ്ലൈഡിലേക്ക് തിരികെ വരാം
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫങ്ഷൻ functionന്റെ സിന്റാക്സ്
ആർഗുമെന്റ്സ് ഇല്ലാത്ത ഫങ്ഷൻസ്
ഉദാഹരണം വോയിഡ് add ആർഗുമെന്റ്സ് ഓടെയുള്ള ഫങ്ഷൻ
ഉദാഹരണം ഇന്റ് അഡ് ഒരു അസ്സിഗ്ന്മെന്റ് ഒരു അക്കത്തിന്റെ വർഗം കാണുവാനുള്ള പ്രോഗ്രാം എഴുതുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായിcontactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി